Javaയിലെ സ്വിച്ച് കേസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് javaയിൽ സ്വിച്ച് കേസ് കൺസ്ട്രക്ട് ഉപയോഗിക്കുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു v 1110 ജെഡികെ 16 എക്ലിപ്സ് 370 ഇതിനായി javaയിലെ ഐഎഫ് എൽസെ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക
ഒരു വേരിയബിളിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തേണ്ട പ്രവർത്തികൾക്ക് സ്വിച്ച് കേസ് ഉപയോഗിക്കുന്നു
സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റിന്റെ ഘടന ഇതാണ്
നമുക്ക് ഇത് ഉപയോഗിക്കാം
എക്ലിപ്സ് തുറന്ന് വച്ചിട്ടുണ്ട്
സ്വിച്ച്കേസ്ഡെമോ എന്ന ക്ലാസ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്
ഇപ്പോൾ ചില വേരിയബിളുകൾ ചേർക്കുന്നു
മെയിൻ methodനുള്ളിൽ ഇന്റ് ടൈപ്പിലുള്ള ഡേ എന്ന വേരിയബിൾ സൃഷ്ടിക്കുന്നു
മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് ഡേ ഇക്വൽ ടോ 3 semi കോളൻ
ടൈപ്പ് Stringൽ ഡ്നേം എന്ന ഒരു വേരിയബിൾ സൃഷ്ടിക്കുന്നു
സ്ട്രിംഗ് dNameനെ nullൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു
ആഴ്ച്ചയിലെ ദിവസങ്ങളുടെ പേര് ഡ്നേം വേരിയബിൾ ഉൾകൊള്ളുന്നു
ഡേ എത്രാമത്തെ ദിവസം എന്ന കാര്യം സ്റ്റോർ ചെയ്യുന്നു
ഇപ്പോൾ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്യാം
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക
സ്വിച്ച് ബ്രാക്കറ്റിനുള്ളിൽ ഡേ എന്നിട്ട് തുറക്കുന്ന കർലി ബ്രാക്കറ്റ്
എന്റർ
ഈ സ്റ്റേറ്റ്മെന്റ് ഏത് വേരിയബിളാണ് casesന്റെ പരിഗണനയിൽ ഉള്ളത് എന്ന് പറയുന്നു
അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക
കേസ് 0 കോളൻ അടുത്ത വരിയിൽ ഡ്നേം ഇക്വൽ ടോ ഡബിൾ quotesൽ സുണ്ടയ് സെമിക്കോളൻ എന്നിട്ട് അടുത്ത വരിയിൽ ബ്രേക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഡേ 0 ആണെങ്കിൽ dNameന് സുണ്ടയ് കൊടുക്കുന്നു
ഓരോ caseന്റെ അവസാനവും ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക
ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ലെങ്കിൽ switch കേസ് വളരെ സങ്കീർണ്ണമായി പ്രവർത്തിക്കുന്നു
ഇത് ട്യൂട്ടോറിയലിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ വിശദമാക്കുന്നു
ഇത് പോലെ ശേഷിക്കുന്ന caseകളും ടൈപ്പ് ചെയ്യുന്നു
അടുത്ത വരിയിൽ കേസ് 1 കോളൻ ടൈപ്പ് ചെയ്യുക

അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ ഡ്നേം എന്നിട്ട് സെമിക്കോളൻ
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
Ctrl സ് Ctrl ഫ്11 keyകൾ പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് കേസ് 3യുമായി ബന്ധപ്പെട്ട് വെഡ്നെസ്ഡേ എന്ന് കിട്ടുന്നു
ഡേ യുടെ മൂല്യത്തിൽ മാറ്റം വരുത്തി ഫലം പരിശോധിക്കാം
അതിനാൽ 3നെ 0 ആക്കുക
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് കേസ് 0യുമായി ബന്ധപ്പെട്ട് സുണ്ടയ് എന്ന് കിട്ടുന്നു
വേരിയബിളിന്റെ മൂല്യവുമായി ബന്ധപ്പെട്ട് ഒരു caseഉം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം
ഡേ ഇക്വൽ ടോ 1 എന്ന് മാറ്റുക
സേവ് ചെയ്ത് ഫയൽ റൺ ചെയ്യുക
ഇവിടെ ഔട്ട്പുട്ടും കിട്ടുന്നില്ല എന്ന് കാണാം
എന്നാൽ മറ്റ് എല്ലാ മൂല്യങ്ങൾക്കുമായി ഒരു കേസ് ഉണ്ടാകുന്നത് നന്നായിരിക്കും
അതിനായി ഡിഫോൾട്ട് keywordഉപയോഗിക്കുന്നു
അവസാനത്തെ caseന് ശേഷം ടൈപ്പ് ചെയ്യുക
ഡിഫോൾട്ട് കോളൻ അടുത്ത വരിയിൽ ഡ്നേം ഇക്വൽ ടോ ഡബിൾ quotesൽ വ്രോങ് ചോയ്സ് എന്നിട്ട് സെമിക്കോളൻ അടുത്ത വരിയിൽ ബ്രേക്ക് സെമിക്കോളൻ കേസ് ഡിഫോൾട്ട് എന്ന് പറയാറില്ല
കീവേർഡ് ഡിഫോൾട്ട് മാത്രം ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക
കോഡ് റൺ ചെയ്യട്ടെ
സേവ് ചെയ്ത് ഫയൽ റൺ ചെയ്യുക
ഡിഫാൾട്ട് കേസ് എക്സിക്യൂട്ട് ചെയ്ത് വ്രോങ് ചോയ്സ് എന്ന സന്ദേശം പ്രിന്റ് ചെയ്യുന്നത് കാണാം
മറ്റൊരു റാൻഡം സംഖ്യ കൊടുക്കാം
1നെ 15 ആക്കുക
വീണ്ടും ഡിഫാൾട്ട് കേസ് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടത് കാണാം
ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നീക്കം ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം
ഡേ 15നെ ഡേ 4 ആക്കുക
ഡേ 4മായി ബന്ധപ്പെട്ട ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നീക്കം ചെയ്യുക
സേവ് ചെയ്ത് റൺ ചെയ്യുക
കേസ് 4 ആയിരുന്നിട്ടും നമുക്ക് Thursdayക്ക് പകരം ഫ്രിഡേ എന്ന ഔട്ട്പുട്ട് കിട്ടുന്നു
സ്വിച്ച് caseന്റെ പ്രവർത്തന രീതി മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത്
ആദ്യം ഡേ യുടെ മൂല്യം 0ത്തിനോട് താരതമ്യം ചെയ്യുക
എന്നിട്ട് 1 നോട് പിന്നെ 2നോട് അങ്ങനെ എല്ലാ സാധ്യമായ caseകളും
ഒരു തുല്യത കണ്ടെത്തിയാൽ തുടർന്നുള്ള എല്ലാ caseകളും എക്സിക്യൂട്ട് ചെയ്യുന്നു
ഇവിടെ ഇത് കേസ് 4ന് ശേഷം കേസ് 5 എക്സിക്യൂട്ട് ചെയ്യുന്നു
കേസ് 5ൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉള്ളതിനാൽ കേസ് എക്സിക്യൂഷൻ തുടരുന്നില്ല
ഇത്തരം തെറ്റുകൾ ഒഴിവാക്കാൻ ഓരോ caseലും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ചേർക്കുക
നേരത്തേ നീക്കം ചെയ്ത ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ചേർക്കുന്നു
ബ്രേക്ക് സെമിക്കോളൻ ടൈപ്പ് ചെയ്യുക
കോഡ് റൺ ചെയ്യട്ടെ
ഇപ്പോൾ കേസ് 4 മാത്രം എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു എന്ന് കാണാം
ചട്ട പ്രകാരം തെറ്റുകൾ ഒഴിവാക്കുവാൻ എല്ലാ caseലും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് സ്വിച്ച് കേസ് കൺസ്ട്രക്ട് ഉപയോഗിക്കുന്നതിനെ പറ്റിയും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നതിനെ പറ്റിയും
ഒരു അസ്സൈൻമെന്റ് നാമെ ജെൻഡർ എന്ന വേരിയബിളുകൾ ഉള്ള ഒരു പ്രോഗ്രാം എഴുതുക
അതിൽ പുരുഷൻമാർക്ക് വേണ്ടി ഹെല്ലോ എംആർ
എന്നും സ്ത്രീകൾക്ക് വേണ്ടി ഹെല്ലോ എംഎസ്
എന്നും പ്രിന്റ് ചെയ്യാൻ സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോകെൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക് ഷോപ്പുകൾ നടത്തുന്നുഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ